സുഹൃത്തുക്കളെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ത്തെ കുറിച്ചുള്ള സ്പോക്കെൻ ടുട്ടോറിയലിലേക്ക് സ്വാഗതം
ഈ ടുട്ടോറിയലിൽ നമ്മൾക്ക് ചില ബേസിക് കമാൻഡ്സ് പഠിക്കാം
ഇതിനു വേണ്ടി ഞാൻ ഉബുണ്ടു 1004 ആണ് ഉപയോഗിക്കുന്നത്
ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ ഉപയോഗിച്ചു തുടങ്ങണമെന്നുള്ളത് നിങ്ങൾക്കു അറിയാം എന്ന് ഞങ്ങൾ കരുതുന്നു
നിങ്ങൾക്കു താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മറ്റൊരു സ്പോക്കെൻ ടുട്ടോറിയൽ മുഖേന ഈ കൊടുത്തിരിക്കുന്ന വെബ് സൈറ്റിൽ ലഭ്യമാണ്
httpspoken tutorialorg
ഈ ടുട്ടോറിയലിൽ എന്താണ് കമാൻഡ്സ് എന്നും എന്താണ് ഒരു കമാൻഡ് ഇന്റെർപ്രെറ്റർ എന്നും നമുക്ക് കാണാം
അതിനുശേഷം നമ്മൾ Linuxലെ ഹെല്പ് എങ്ങനെ മാൻ കമാൻഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കും എന്ന് പഠിക്കും
എന്താണ് കമാൻഡ്സ് എന്നതാണ് ആദ്യത്തെ ചോദ്യം
ഏറ്റവും ലളിതമായ രീതിയിൽ പറഞ്ഞാൽ ലിനക്സ് കമാൻഡ്സ് എന്ന് പറയുന്നതു ടൈപ്പ് ചെയ്യുമ്പോൾ ചില പ്രവർത്തികൾ നടത്തുവാൻ സഹായിക്കുന്ന വാക്കുകളാണ്
ലിനക്സ് കമാൻഡ്സ് ഇൻറെ നീളം നാല് ക്യാരക്ടർസ് ഇൽ കൂടുതൽ ഉണ്ടാകാറില്ല
എൽഎസ് വ്ഹോ പിഎസ് മുതലായവപോലെ
ലിനക്സ് കമാൻഡ്സ് ലോവർ കേസ് ൽ ഉള്ളതും കേസ് സെൻസിറ്റീവ് വും ആണ്
നമ്മൾക്ക് ഒരു ഉദാഹരണം നോക്കാം
ആപ്ലിക്കേഷൻ മെനുവിലേക്ക് പോകുക
ആക്സസറീസ് തിരഞ്ഞെടുത്തതിനുശേഷം ലഭ്യമായ ഓപ്ഷനിൽ നിന്നും ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക
അല്ലെങ്കിൽ ഒരു ടെർമിനൽ വിൻഡോ തുറക്കുന്നതിനായി നിങ്ങളുടെ കീബോർഡിൽ CtrlAltt അമർത്തുക
ഇപ്പോൾ ഒരു prompt ഉം അതിനടുത്തായി ഒരു കർസറും ബ്ലിങ്ക് ചെയ്യുന്നതായി കാണാം
ഇവിടെയാണ് നമ്മൾ കമാൻഡ് ടൈപ്പുചെയ്യേണ്ടുന്നത്
വ്ഹോ എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ലോഗിൻ ചെയ്തിട്ടുള്ള യൂസേർസിന്റെ പേരുകൾ നമ്മുക്കവിടെ കാണാം
ആരൊക്കെയാണ് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടുള്ളത് എന്നു കാണിക്കുന്ന വ്ഹോ എന്ന കമാൻഡ് ആണ് നാം ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തത്
പക്ഷെ അക്ഷരങ്ങൾ മാത്രമായ ഈ കമാൻഡ്സുകളെ പ്രവർത്തികളാക്കി മാറ്റുന്നത് എന്ത് ഘടകമാണ്
ഇതാണ് ഒരു കമാൻഡ് Interpreter ന്റെ അല്ലെങ്കിൽ ഷെല്ലിന്റെ ജോലി
നമുക്ക് ഷെൽ ഇനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്കും ലിനക്സ് system ത്തിനും ഇടയിൽ ഒരു ഇന്റർഫേസ് ആയി പ്രവർത്തിക്കുന്ന പ്രോഗ്രാം ആണ് ഷെൽ ഇത് ഓപ്പറേറ്റിംഗ് സിസ്ടതിനു എക്സിക്യൂട്ട് ചെയ്യുവാനുള്ള കമാൻഡ്സ് നൽകുവാൻ നമ്മളെ സഹായിക്കുന്നു
ലിനക്സ് ഇൽ ഒന്നിലധികം ഷെൽസ് ഇൻസ്റ്റോൾ ചെയ്യുവാൻ സാധിക്കും
വ്യത്യസ്തരായ യൂസേർസിനു അവരുടെ ഇഷ്ടാനുസരണം ഒന്ന് തിരഞ്ഞെടുക്കുവാനും സാധിക്കും
Linux ൽ binsh ആയി ഇൻസ്റ്റോൾ ചെയ്യ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് shell ഇനെ ബാഷ് എന്ന് വിളിക്കുന്നു
അതായത് ഗ്നു bourne അഗെയിൻ ഷെൽ
ഇത് ഗ്നു സ്യൂട്ട് ഓഫ് ടൂള്സിലാണ് ഉള്ളത്
പൊതുവായതും ചില വ്യത്യാസങ്ങളോടുകൂടി മിക്ക ലിനക്സ് ഷെൽസ് ഇലും run ചെയ്യുവാൻ സാധ്യമാകുന്ന കമാൻഡ്കളെയാണ് ഈ ട്യൂട്ടോറിയലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഈ ട്യൂട്ടോറിയലിലെ ഡെമോൺസ്ട്രേഷൻ നു വേണ്ടി നാം ഉപയോഗിക്കുന്ന ഷെൽ ബാഷ് ആയിരിക്കും
എന്തുകൊണ്ടെന്നാൽ ബാഷ് ആണ് ഏറ്റവും പ്രശസ്തമായ shellഉം മിക്കവാറും എല്ലാ UNIXലും ഉപയോഗിക്കാൻ പറ്റുന്നതും
ഒറിജിനൽ യുണിക്സ് shell ആയ ബോർണ് shell C shell കോർണ് shell എന്നിവ മറ്റു ചില ഷെൽസ് ആണ്
ഏതു ഷെൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് കാണണമെങ്കിൽ
ടെർമിനലിൽ പോയി എച്ചോ സ്പേസ് ഡോളർഷെൽ ഷെൽ എന്ന് ക്യാപിറ്റൽസ് ഇൽ ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
സാധാരണയായി ഇതിന്റെ ഔട്ട്പുട്ട് binbash ആണ്
ബാഷ് ഷെൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നു
വ്യത്യസ്തങ്ങളായ shellsനെ ആക്ടിവേറ്റ് ചെയ്യുവാൻ പലവിധമായ മാർഗ്ഗങ്ങൾ ഉണ്ട്
അവയെല്ലാം ഒരു അഡ്വാൻസ് ട്യൂട്ടോറിയലിൽ വിശദമാക്കാം
കമാൻഡ്സ് എന്നാൽ യഥാർത്ഥത്തിൽ പ്രോഗ്രാമുകൾ അടങ്ങിയ ഫയലുകൾ ആണ്
സാധാരണയായി C യിൽ എഴുതിയിട്ടുള്ളവ
ഈ ഫയലുകൾ എല്ലാം ഡയറക്ടറി ഇൽ ഉണ്ട്
ഒരു കമാൻഡ് എവിടെയാണ് സുക്ഷിച്ചിരിക്കുന്നത് എന്ന് കണ്ടു പിടിക്കുന്നതിനായി നമുക്ക് ടൈപ്പ് കമാൻഡ് ഉപയോഗിക്കാം
കമാൻഡ് promptൽ type സ്പേസ് പിഎസ് എന്ന് ടൈപ്പ് ചെയ്യുക
പിഎസ് എന്നത് യഥാർത്ഥത്തിൽ bin directoryയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ഫൈൽ ആണെന്ന് ഇത് കാണിക്കുന്നു
നമ്മൾ ഒരു കമാൻഡ് കമാൻഡ് promptൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഷെൽ ഒരു കൂട്ടം directory യിൽ നിന്നും കമ്മാൻഡിന്റെ പേരുമായി സാമ്യമുള്ള ഫയൽ തിരയുന്നു
അത് കണ്ടുപിടിച്ചാൽ ആ ഫയലുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു
ഇല്ലെങ്കിൽ കമാൻഡ് നോട്ട് ഫൌണ്ട് എന്ന എറർ ലഭിക്കും
സെർച്ച് ചെയ്ത എല്ലാ ഡയറക്ടറികളും പത്ത് വേരിയബിൾ മുഖേനയാണ് സ്പെസിഫൈ ചെയ്യുന്നത്
ഇത് നമുക്ക് പിന്നീട് നോക്കാം
ഇപ്പോൾ ഈ ലിസ്റ്റ് നമ്മൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എച്ചോ സ്പേസ് ഡോളർപാത്ത് എന്ന കമാൻഡ് ടൈപ്പു ചെയ്താൽ മതി
പത്ത് എന്ന് capital ലിൽ ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക
കമാൻഡ്സിനെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രധാനകാര്യം നാം അറിഞ്ഞിരിക്കേണം
ലിനക്സ് കമാൻഡുകൾ രണ്ടു തരം ഉണ്ട് എക്സ്റ്റെണൽ കമാൻഡ്സും ഇന്റേർണൽ കമാൻഡ്സും
പ്രത്യേകമായ ഫൈൽസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയി നില നിൽക്കുന്നവയാണ് എക്സ്റ്റെർണൽ കമാൻഡ്സ്
Linux ലെ മിക്ക കമാൻഡ്സും ഈ സ്വഭാവം ഉള്ളവയാണ്
പക്ഷെ ചില കമാൻഡ്സുകൾ അതിന്റെ ഇംപ്ലിമെൻറെഷൻ shell നകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും ഒരു പ്രത്യേക ഫയൽ ആയി നിൽകാത്തതും ആണ്
അവയാണ് ഇന്റേർണൽ കമാൻഡ്സ്
നാം പിന്നീട് കാണുവാൻ പോകുന്ന എച്ചോ കമാൻഡ് ഒരു ഇന്റേർണൽ കമാൻഡ് ആണ്
ടെർമിനലിലേക്ക് പോയി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് സ്പേസ് എച്ചോ
എന്നിട്ട് എന്റർ അമർത്തുക
ഔട്ട്പുട്ട് കാണിക്കുന്നത് എച്ചോ എന്നത് ഒരു ഷെൽ ബുള്ളറ്റിൻ ആണ് എന്നാണ്
അതിനാൽ ഒരു ഫയലിന്റെ പേരു നൽകുന്നതിനു പകരമായി അതു കാണിക്കുന്നത് എച്ചോ command ന്റെ ഇംപ്ലിമെൻറെഷൻ shell ന്റെ അകത്താണ് എന്നതാണ്അതുകൊണ്ട് അതിനെ ഇന്റേർണൽ കമാൻഡ് എന്ന് വിളിക്കുന്നു
നമ്മൾ മനസിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ആണ് കമാണ്ടുകളുടെ ഘടന
കമാൻഡുകൾ ചിലപ്പോൾ ഒറ്റ വാക്കോ ഒരു കൂട്ടം വാക്കുകളെ വൈറ്റ് സ്പേയ്സ് ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കുന്നതോ ആയിരിക്കും
രണ്ടാമത്തെ സന്ദർഭത്തിൽ ആദ്യത്തെ വാക്ക് കമാൻഡിന്റെ യഥാർത്ഥ പേരാകുമ്പോൾ മറ്റുള്ള വാക്കുകൾ ആർഗ്യുമെന്റ്സ് ആണ്
ആർഗ്യുമെന്റ്സ് ആകുന്നതു ഓപ്ഷൻസ് ഓ എക്സ്പ്രഷൻസ് ഓ അല്ലെങ്കിൽ ഫൈൽ നെയിംസ് ഓ ആവാം
ഒരു കമാൻഡിന് സൂചിപ്പിച്ചിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് വ്യത്യസ്ത ജോലികൾ ചെയ്യാൻ പറ്റും
അവ സാധാരണയായി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൈനസ് ചിഹ്നങ്ങളുടെ തുടർച്ചയായാണ് അവ യഥാക്രമം ഷോർട്ട് ഓപ്ഷൻ എന്നും ലോങ്ങ് ഓപ്ഷൻ എന്നും അറിയപ്പെടുന്നു
ടെർമിനൽ വിൻഡോയിൽ പോയി കമാൻഡ്സുകൾ ടൈപ്പ് ചെയ്തു ലഭിക്കുന്ന ഔട്പുട്ടുകൾ നോക്കാം
ടെർമിനൽ വിൻഡോ ക്ലിയർ ചെയ്യുന്നതിനായി ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക
അടുത്തതായി എൽഎസ് എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
വീണ്ടും ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക എൽഎസ് സ്പേസ് മൈനസ് a എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ടെർമിനൽ വിൻഡോ ക്ലിയർ ചെയ്യുന്നതിനായി ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് മൈനസ് മൈനസ് ആൽ എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
വീണ്ടും ടെർമിനൽ ക്ലിയർ ചെയ്യുന്നതിനായി ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക
എൽഎസ് സ്പേസ് d എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഓപ്ഷനുകൾ വ്യതാസപെടുത്തുന്നതിലൂടെ കമാൻഡുകളുടെ സ്വഭാവം എങ്ങനെയാണു മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഇത്രയും മതിയാകും
Linux ൽ നമുക്ക് വളരെയധികം കമാൻഡുകൾ ഉണ്ട് ഓരോന്നിനും വ്യത്യസ്തങ്ങളായ നിരവധി ഓപ്ഷനുകളും ഉണ്ട്
കമാൻഡുകളെ ഒരുമിച്ചു ചേർക്കുവാൻ സാധിക്കുംഅതു നമുക്ക് പിന്നീട് കാണാംഅങ്ങനെയെങ്കിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിൽ സൂക്ഷിക്കും
യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ല
എന്തുകൊണ്ടെന്നാൽ Linux ൽ മികച്ച ഓൺലൈൻ ഹെല്പ് സൌകര്യം ലഭ്യമാണ്
സിസ്റ്റത്തിൽ ലഭ്യമായ എല്ലാ കമാൻഡുകളുടെയും ഡോക്യുമെന്റേഷൻ മാൻ കമാൻഡ് നൽകും
ഉദാഹരണത്തിനു എൽഎസ് കമാൻഡിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇത്ര മാത്രം ടെർമിനലിലേക്ക് പോകുക പിന്നെ എൽഎസ് ആർഗ്യുമെന്റായി മാൻ കമാൻഡ് ടൈപ്പ് ചെയ്യുകഅതായതു മാൻ സ്പേസ് എൽഎസ് എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
പുറത്തു വരുന്നതിനായി q പ്രസ് ചെയ്യുക
മാൻ ആണ് സിസ്റ്റത്തിന്റെ മാനുവൽ പേജർ
മാൻ നിലേക്ക് നൽകുന്ന ഓരോ ആർഗ്യുമെന്റും സാധാരണയായി ഒരു പ്രോഗ്രാമിന്റെയോ ഫന്ഗ്ഷന്റെയോ യൂട്ടിലിറ്റിയുടെയോ പേരായിരിക്കും
ഈ ആർഗ്യുമെന്റ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാനുവൽ പേജു കണ്ടെത്തുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു
നിങ്ങൾ ഒരു സെക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ മാനുവലിന്റെ ആ സെക്ഷനിൽ മാത്രം നോക്കുവാൻ അതു മാൻ നിനെ ഡയറക്ട് ചെയ്യും ഡിഫോൾട്ട് താഴെ പറയുന്നതാണ്
ലഭ്യമായ എല്ലാ സെക്ഷന്സിലും ഒരു pre ഡിഫൈൻഡ് ക്രമം പാലിച്ചു സെർച്ച് ചെയ്യുക
എന്നിട്ട് കണ്ടെത്തിയ ആദ്യത്തെ പേജ് കാണിക്കുക
പേജ് ഒന്നിലധികം സെക്ഷൻസ് ഇൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആദ്യത്തെ പേജ് മാത്രമേ കാണിക്കുക ഉള്ളൂ
മാൻ കമാൻഡിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്കു മാൻ കമ്മാൻഡു തന്നെ ഉപയോഗിക്കാം
ടെർമിനലിലേക്ക് പോയി മാൻ സ്പേസ് മാൻ എന്ന് ടൈപ്പ് ചെയ്യ്തു എന്റർ അമർത്തുക
ഇതിൽനിന്നും പുറത്തു വരുന്നതിനായി q പ്രസ് ചെയ്യുക
മാൻ കമാൻഡിനു നിരവധി ഓപ്ഷനുകൾ ഉണ്ട്
ഇവിടെ ഞാൻ ഏറ്റവും ഉപകാരപ്രദമായ ചിലതിനെക്കുറിച്ച് പറയാംചിലപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടുന്നത് എന്നറിയാം
പക്ഷെ അതിന്റെ കൃത്യമായ കമാൻഡ് അറിയില്ലായിരിക്കാംഅപ്പോൾ നാം എന്ത് ചെയ്യും
k എന്ന ഓപ്ഷൻ മാൻ നൽകുന്നുണ്ട്
ഒരു കീവേർഡ് കൊടുത്താൽ കമാൻഡുകളുടെ ഒരു ലിസ്റ്റ് ഉം ചുരുങ്ങിയ രൂപത്തിലുള്ള അവയുടെ purpose ഉം അത് റിട്ടർൻ ചെയ്യും
ഉദാഹരണത്തിനു ഡയറക്ടറി ഉണ്ടാക്കണംനമ്മൾക്ക് ചിലപ്പോൾ കൃത്യമായ കമാൻഡ് അറിയില്ലായിരിക്കും കമാൻഡ് prompt ൽ പോയി മാൻ സ്പേസ് മൈനസ് k സ്പേസ് ഡയറക്ടറീസ് എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇപ്പോൾ നമുക്ക് ഈ എല്ലാ കമാൻഡുകളും തിരഞ്ഞു നമ്മൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യം എന്ന് കാണാം
ഇതേ കാര്യം തന്നെ അപ്രൊപ്പോസ് കമാൻഡ് ഉപയോഗിച്ചും നേടാം
കമാൻഡ് prompt ൽ അപ്രൊപ്പോസ് സ്പേസ് ഡയറക്ടറീസ് എന്നു ടൈപ്പ് ചെയ്തു എന്റർ അമർത്തി ഔട്ട്പുട്ട് കാണാം
ചിലപ്പോൾ നമ്മൾക്ക് വളരെയധികം വിശദാംശങ്ങൾ ആവശ്യമില്ല
ഒന്നുമാത്രമേ അറിയേണ്ടുന്ന ആവശ്യമുള്ളൂ എന്താണ് ഒരു കമാൻഡ് ചെയ്യുന്നത്
ഈ അവസരത്തിൽ നമ്മൾക്ക് വാട്ടിസ് കമാൻഡ് അല്ലെങ്കിൽ മാൻ മൈനസ് f ഉപയോഗിക്കാം
രണ്ടും കമാൻഡിനെപ്പറ്റിയുള്ള ഒറ്റ വരി വിവരണം നൽകുന്നു
ടെർമിനലിലേക്ക് പോയി ടെർമിനൽ വിൻഡോ ക്ലിയർ ചെയ്യുന്നതിനായി ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ വാട്ടിസ് സ്പേസ് എൽഎസ് എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക ചില കമാൻഡുകൾക്ക് നിരവധി ഓപ്ഷനുകൾ ഉണ്ട്
ഒരു കമാൻഡിനുള്ള നിരവധി ഒപ്ഷനുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും
അപ്പോൾ നമ്മൾ മൈനസ് ഹെൽപ്പ് ഓപ്ഷൻ ഉപയോഗിക്കും
കമാൻഡ് prompt ൽ പോയി എൽഎസ് സ്പേസ് മൈനസ് മൈനസ് ഹെൽപ്പ് എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഞാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കു ഈ മാനുവൽ പേജിൽ ഉള്ള എല്ലാ ഒപ്ഷനുകളും കാണുവാൻ സാധിക്കും
ലിനക്സ് സ്പോക്കണ് ടുട്ടോറിയലിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു
സ്പോക്കണ് ടുട്ടോറിയലുകൾ ടോക്ക് ടൂ എ ടീച്ചർ പ്രൊജക്റ്റിറ്റിന്റെ ഒരു ഭാഗമാണ്
ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുനത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ഐസിടി ആണ്
ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാണ്
ഈ സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നത് സൌമ്യ ആണ്
ഇത് ഇൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു
നമസ്കാരം